അഹ് സുഗെയിറ്റ് ഇരിക്കുന്നു സുനികക്ക് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞാൻ ഇപ്പൊ ഊണ് കഴിച്ചു കഴിഞ്ഞു ഇരിക്കാർന്നു

എനിക്ക് എഹ് ചോറും കറിയും ആയിരുന്നു

ഞാനും കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു ഞാൻ വിശ്രമിക്കുകയായിരുന്നു ഞാൻ ഊണ് കഴിച്ചത് ചോറും മീൻ കറിയും തോരനുമായിരുന്നു എന്ത് മീൻകറിയായിരുന്നു അയില ആയിരുന്നു അയല മീൻകറി

നമ്മടെ ഇവിടത്തെ നാട്ടിലോക്കെ അങ്ങനെ ആണല്ലോ പ്രേതെകത മാര്ഗരോട്ടിന് എന്തൊക്കെ ആണ് ഭക്ഷണ രീതികൾ താല്പര്യം ഉള്ളത് എനിക്ക് നടൻ ഭക്ഷണത്തോട് ആണ് കൂടുതൽ താല്പര്യം

പിന്നേ ഇടിയപ്പവും തേങ്ങാപ്പാലും ഓ എന്തൊരു സാദാണ് അങ്ങനത്തെ ഭക്ഷണ രീതി അഹ് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ എല്ലാരും പൊതുവേ നമ്മടെ നാട്ടിൽ രാവിലെ അല്ലെ കഴിക്കാറു അതെ അതെ അതേ ഞങ്ങൾ ചില നേരത്തു രാത്രിത്തെക്കു കൂടി പാചകം ചെയ്തു വെക്കും ചെലപ്പോ ഉച്ചക്ക് മാത്രം ചോറ് രാവിലത്തെ ഭക്ഷണമായിരിക്കും പ്രഭാത ഭക്ഷണം ആയിരിക്കും രാത്രിത്തെ അത്താഴം ആയി കഴിക്കുന്നത് അപ്പൊ നമ്മൾ മിതമായിട്ടു കഴിച്ച മതിയല്ലോ ലാകുവായിട്ടു ശരീരത്തിന് അപ്പൊ നല്ലതും ആണല്ലോ അല്ലേ ഞങ്ങടെ വീട്ടിൽ പക്ഷേ അങ്ങനെ അല്ല ഞങ്ങടെ രാവിലേം ഉച്ചക്കും രാത്രിയും മൂന്നും എഹ് മൂന്നു തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആണ് ഇപ്പോഴും പാകം ചെയ്യാറ് പിന്നെ വൈകുന്നേരങ്ങളിൽ പലകാരവും ഉണ്ടാക്കും വീട്ടിൽ പലഹാരം ഉണ്ടക്കോ വൈകുന്നേരം അതെ അതെ എന്റെ വീട്ടിലും പലഹാരങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ ഏത്തപ്പഴം കൊണ്ട് പഴമ്പൊരി പിന്നെ ആഹ്

ബജി പിന്നെ മുട്ട ബജി അങ്ങനത്തെതായിട്ടുള്ള ആയി ആൻ അങ്ങനെ മാര്ഗരോട്ടിനോക്കെ താല്പര്യം ഉണ്ടോ കടികൾ ഒക്കെ എനിക്ക് ചായക്ക് പലഹാരം കഴിക്കാൻ വയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റോം കൂടൽ എഹ് അഹ് എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പഴമ്പൊരി ഉണ്ടാക്കുന്ന പിന്നെ പരിപ്പുവട ഉണ്ടാക്കും ഉഴുന്നുവട ഉണ്ടാക്കും പിന്നെ എന്തേലും ഒക്കെ എഹ് രാവില്ത്തെ ഭക്ഷണത്തിന്റെ ബാക്കികൊണ്ട് എന്തെങ്കിലും ഒക്കെ പലഹാരങ്ങളും ഉണ്ടാക്കി തരാറുണ്ട് ആണല്ലേ അഹ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തിരുവനന്തപുരത്തു പോയപ്പോൾ അവിടത്തെ ബോളി കഴിച്ചു എന്തൊരു സ്വദാണ് അവിടെ ഞാൻ അവിടെ ചെന്നപ്പോ പ വേറെ ഒരു രീതി തന്നെ ആയിരുന്നു ഭക്ഷണ രീതി തന്നെ ആയിരുന്നു അവിടെ സദ്യയും ബോളിയും പായസവും ഓ എന്തൊരു സ്വദാ

ഓരോ സലങ്ങളിലും ഭക്ഷണ രീതി ഓരോ രീതിയിൽ ആണ് ഇപ്പോൾ എംകെ നമ്മളെ അ മേ മലബാർ ആയിട്ട് ഉള്ള സ്ഥലങ്ങൾ ഒക്കെ പോവുമ്പോൾ നമ്മള് കാണാൻ പറ്റുന്ന അവിടെ ഉന്നക്കായ ഉണ്ടാക്കും പിന്നെ അനഗ്നെ കല്ലുമ്മക്കായ പൊരിച്ചത് ഒക്കെ ഉണ്ടാക്കും പക്ഷെ അത് നമ്മടെ എറണാകുളം കൊച്ചിയിൽ ഒന്നും ഇങ്ങനത്തെ ഭക്ഷണരീതി ഭക്ഷണങ്ങൾ കാണാറില്ല

അതെ അതെ ശെരി ആണ് ഓരോ സലങ്ങളിൽ ചെല്ലുമ്പോ അവിടത്തെ ഭക്ഷണ രീതികൾ കാണുമ്പോ തന്നെ ഒരു പ്രതേകത തന്നെ ആണ് അപ്പൊ നമ്മൾ അവിടെ കൊറേ ഞാൻ ഇതേപോലെ തന്നെ കൊറേ കടികൾ ഇങ്ങനെ മലബാർ സലങ്ങൾ ഒക്കെ പോയപ്പോ ഉന്നക്കായ അങ്ങനെ നല്ല സ്വാദുള്ള കടികൾ ഒക്കെ കഴിച്ചു അവിടത്തെ ഭക്ഷണരീതി തന്നെ ഒരു ഭക്ഷണങ്ങൾക്ക് ഒരു ഒരു പ്രിതിക സ്വാത് ഒരു സ്നേഹം നിറഞ്ഞൊരു ഭക്ഷണം

അതെ അവിടത്തെ ആയിട്ട് ഇപ്പൊ കോഴിക്കോട് , കണ്ണൂര് പോലെ ഉള്ള നാട്ടിലെ എഹ് അഹ് അവിടിക്കാതെ നാട്ടുകാര് അവരുടെ സ്നേഹം പ്രേകടിപ്പിക്കുന്നത് പോലും ഭക്ഷണം നൽകികൊണ്ട് ആണ് അവര് സ്നേഹം എഹ് സ്നേഹം പ്രേകടിപ്പിക്കുന്നത് അല്ലെങ്കില് പൊറത്തൂന്ന് ഉള്ളവരെ അവര് ഏറ്റോം കൂടുതൽ സ്വാഗതം ചെയ്യുന്നത് നല്ല ഭക്ഷണം നൽകി കൊണ്ട് ആണ് അതിഥികളെ വയറു നിറച്ചു ഭക്ഷണം നൽകികൊണ്ട് ആണ് അവര് അവരുടെ അഹ് അതിഥി സല്കാരങ്ങൾ എല്ലാം നടത്തുന്നത് അവര്ക് അത്രക്കും ഏഹ് ഭക്ഷണത്തോട് വളരെ അതികം പ്രിയമുള്ളവരാണ് അവരെല്ലാം അതെ അതെ ശെരിയാണ് ഒരു പ്രത്യേക സ്നേഹം ഒക്കെ ആണ് അവിടത്തെ ഭക്ഷണരി ഭക്ഷണങ്ങൾ ഒക്കെ നല്ലൊരു സ്വത്തും ആണ് അത്പോലെ തന്നെ നമമുടെ പ്പോ ഭക്ഷണ രീതികളും നമ്മൾ സൂക്ഷിച്ചും അങ്ങനെ ഒക്കെ കഴിക്കണം ആണ് വോ അഹ് എന്റെ ഒരു

ഞങ്ങൾ ഇപ്പോൾ എഹ് നമ്മൾ മറ്റുള്ലലോരോട് സ്നേഹം പ്രേകടിപ്പിക്കാൻ അങ്ങനെ ഒരാളുടെ സംസാരിക്കാനും പലരീതിയിൽ ഉള്ള നമ്മളുടെ വികാരങ്ങൾ ഒക്കെ മറ്റൊരാളുമായിട്ട് എഹ് ആശയ വിനിമയം നടത്താൻ പോലും ഇന്ന് ഭക്ഷണം വളരെ അതികം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതെ അതെ ശെരി ആണ് ഭക്ഷണത്തികൂടെ നമക്ക് പലതും ഇങ്ങനെ ബ ആരോഗ്യവും നില നിർത്താം അതുപോലെ സ്നേഹവും പ്രേകടിപ്പിക്കാം അ ഒരു പ്രേതെക ശക്തി തന്നെ ആൻ ഭക്ഷണ രി ഭക്ഷണത്തിനു അപ്പൊ മാർഗരറ്റ് വളരെ അതികം സന്തോഷം താങ്കളയിട്ട് സംസാരിച്ചതിന് നമക്ക് ഇതിനെപറ്റി കൂടുതൽ ചർച്ച ചെയ്യാം മാർഗരറ്റ് അഹ് ഓ ശെരി ഷണിക